ഹലോ

ഗുഡ് ആഫ്റ്റർനൂൺ.ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണുട്ടോ.

അതെ എന്റെ അടുത്ത മാസം ഒരു പിറന്നാൾ അംഘോഷമുണ്ട്.അതിന് വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി വിളിച്ചത. ആ നെക്സ്റ്റ് മന്ത് ഉണ്ടല്ലോ എനിക്ക് പങ്കെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലാട്ടാ ദിൽന എവിടേക്കാണ് യാത്ര പോകുന്നത്. അത് യൂറോപ്യൻ ട്രിപ്പാണ്. ഞാൻ ആദ്യായിട്ടാണ് ഒരു യൂറോപ്യൻ കൺട്രി വിസിറ്റ് ചെയ്യുന്നത്. ഓ വളരെ സന്തോഷം. ആഹ് പിന്നെ ദിൽന, നീ ഇതുപോലെ കുറേ യാത്രയൊക്കെ പോയതല്ലെ? അപ്പൊ എനിക്ക് കുറച്ച് ഡൌട്ട്സ് ഉണ്ടെർന്ന്. നിന്നോട് മുന്നേ ചോയ്ക്കാന് വിചാരിച്ചേർന്ന്. ഇയി ഫ്രീയല്ലെ ചോയ്‌ച്ചോട്ടെ? അതെ ചോദിച്ചോളു, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം.

യാത്രക്ക് മാത്രമായിട്ട് നമ്മള് ഒരു ഹാൻഡ്ബാഗ് കരുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്.യാത്ര തുടങ്ങിയാൽ തീരുന്നത് വരെ കയ്യെത്തും ദൂരത്ത് ഒരു ഗ്രാബ് ബാഗും സൂക്ഷിക്കണം. പാസ്പോർട്ട്, ഇപ്പൊ അത്യാവശ്യത്തിന് നമ്മുടെ പണം പിന്നെ പാസ്സ്പോർട്ടിന്റെയും വിസയുടെയും ഫോട്ടോകോപ്പി നമ്മുടെ മുബൈൽഫോൺ അത്പോലെ നാട്ടിലെ അഡ്രസ്സ് പോകുന്ന സ്ഥലത്തെ അഡ്രസ്സ് എംബസ്സിയുടെ അഡ്രസ്സ് പിന്നെ നമ്മുടെ സ്ഥിരം മരുന്നുകള് ഗുളികകള്, ചെറിയ ഒരു ടോർച്ച് ലൈറ്റ്, ഇന്റർനാഷണൽ പാരലൽ അഡാപ്റ്റർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കോപ്പി ഇവയൊക്കെയാണ് നമ്മള് ഗ്രാബ് ബാഗിൽ വെക്കേണ്ടത്. പിന്നെ പല അറകളുള്ള ഹാൻഡ്ബാഗില് ഓരോന്നും പ്രത്യേകം കള്ളികളായിട്ട് സൂക്ഷിക്കണം.എപ്പോ അഥവാ നമ്മുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും നഷ്ട്ടപ്പെട്ട് പോയാൽ ഏറ്റവും പ്രശ്നം കുറഞ്ഞത് പുറത്തെ കള്ളിയിൽ. പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഏറ്റവും അകത്തെ കള്ളിയിൽ.അതായത് പാസ്പോർട്ട് പോലുള്ള രേഖകൾ എന്നിങ്ങനെ ആയിരിക്കണം പാക്കിങ്ങിൽ വേണ്ടത്.എപ്പോൾ വീമാനത്തിൽ പോലും ഇത് കയ്യിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ വസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു വലിയ ലെഗേജ്ജ് വലിയ ബാഗിൽ വെക്കുന്നതായിരിക്കും നല്ലത്. പ്രധാന രേഖകളൊക്കെ ഉണ്ടെങ്കില് അത് ഗ്രാബ് ബാഗിലും ഹാൻഡ്ബാഗിലൊക്കെ ആയിട്ട് സൂക്ഷിക്കാം. ആഹ് ഒകെ ദിൽന താങ്ക്യൂ താങ്ക്യൂ പിന്നെ ഈഹ് മറ്റൊരു കാര്യം ഇഹ് ചോയ്കാന്ന് വിചാരിച്ചത് ഈ ഹോട്ടൽ ബുക്കിങ്ങിനെ പറ്റിയാർന്നു. ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ ടൈമിൽ നമ്മള് എന്തെങ്കിലും പ്രത്യേകായിട്ട് ശ്രദ്ധിക്കണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തോണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല അതുകൊണ്ടാണ് അത് പ്രധാന പെട്ടൊരു കാര്യം തന്നെയാണ്.നമ്മള് ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ വളരെ കാര്യായിട്ട് നോക്കേണ്ടത് തന്നെയാണ്. ഇപ്പൊ പരിജയം ഇല്ലാത്ത നഗരങ്ങളില് ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ ഹോട്ടലിലെ സുരക്ഷയും ഹോട്ടൽ ഇരിക്കുന്ന സ്ഥലത്തെ സുരക്ഷയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നഗരത്തെ പറ്റിയുള്ള വിവരങ്ങൾ വായിച്ച് മനസിലാക്കുന്നതാണ് നമ്മുടെ ആദ്യത്തെ പടിയെന്ന് പറയുന്നത്.മിക്ക നഗരങ്ങളിലും പൊതുവെ സുരക്ഷിതമായ യൂറോപ്യൻ നഗരങ്ങളിൽ ഉൾപ്പെടെ അത്ര സുരക്ഷിതമല്ലാത്ത ചില സ്ഥലങ്ങളും ഉണ്ട്.പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനിന്റെ പരിസരമൊക്കെ സാധാരണ അൽപ്പം കുഴപ്പം പിടിച്ച സ്ഥലങ്ങൾ ആയിരിക്കും.ഇക്കാലത്ത് ഇന്റർനെറ്റ് വഴിയാണ് കൂടുതൽ പേരും മുറി ബുക്ക് ചെയ്യുന്നത്.അവിടെ ഓരോ ഹോട്ടലിന്റെയും റിവ്യൂ ലഭ്യമാണ്.ഇപ്പൊ ചുരുങ്ങിയത് ഒരു നൂറ് റിവ്യൂ നല്ല റിവ്യൂയെങ്കിലുമുള്ള ഹോട്ടലാണ് ബുക്ക് ചെയ്യേണ്ടത്. റിവ്യൂവിൽ ഹോട്ടലിന്റെ അകത്തേയും പുറത്തെയും സുരക്ഷയെ പറ്റി അത്പോലെ അവരുടെ ആളുകളുടെ അഭിപ്രായും അനുഭവങ്ങളും എല്ലാം ശ്രദ്ധിക്കണം.എന്നിട്ട് ഇന്റർനെറ്റിൽ തിരയുമ്പോൾ വളരെ നല്ലതെന്ന് തോന്നുന്ന ഹോട്ടലുകൾക്ക് നിരക്ക് തീരെ കുറവാണെങ്കിൽ അവിടെ എന്തോ കുഴപ്പം ഉണ്ടെന്നും ഉറപ്പാക്കാം.അപ്പൊ ശ്രദ്ധിച്ച് മാത്രം ഹോട്ടൽ ബുക്ക് ചെയ്യുക. ആഹ് ഒകെ ദിൽന ഞാനും ഓൺലൈനിൽ ആണ് സേർച്ച് ചെയ്തത് റിവ്യൂസ് കൂടുതൽ വായിച്ചിട്ട് ഞാൻ അത് സെലക്ട് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഈ ഇത്തരം യാത്രകളിൽ ലക്ഷുറി ഐറ്റംസ് അതായത് ഗോൾഡ്, ഒർണമെന്റ്റ്സ് അത്തരം കാര്യങ്ങൾ കയ്യിൽ കൂടുതൽ കരുതുന്നത് സേഫ് ആണോ?

അതുകൊണ്ട് യാത്രക്ക് വേണ്ടി വിലകുറഞ്ഞ മറ്റൊരു ഫോൺ കയ്യിൽ വെക്കണം.ഇപ്പോൾ വളരെ വില കൂടുതലുള്ള ഫോണുകൾ കയ്യിൽ വെക്കാതെ വില കുറഞ്ഞൊരു ഫോൺ കയ്യിൽ വെക്കുന്നതായിരിക്കും ഉചിതം. പാർക്കിലും അത്പോലെ വളരെ തിരക്കേറിയ തെരുവുകളിലും മറ്റും വില കൂടിയ ഫോണുകൾ തട്ടിയെടുത്ത് ഓടാൻ പരിശീലനം കിട്ടിയ കുട്ടികൾ പല രാജ്യങ്ങളിലും ഉണ്ട്.അതിപ്പോ യൂറോപ്പിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും ഒരു പോലെത്തന്നെയാണ്. പിന്നെ വിലപിടിച്ച ഫോൺ ഉണ്ടെങ്കില് അത് തന്നെ അത് പരമാവധി പുറത്ത് കാണിക്കാതെ ശ്രദ്ധിക്കുക.പിന്നെ ആഭരണങ്ങള് എന്തെങ്കിലും ധരിക്കുന്ന ആളാണെങ്കി അതും കുറക്കുന്നതായിരിക്കും നല്ലത്. ഓക്കേ ഓക്കേ എന്നാ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കാം. കഴിഞ്ഞ മാസം എൻ്റൊരു ഫ്രണ്ട് ഇതുപോലൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ജനുവരീൽ ഒക്കെ ആണ് പോയത്. അവൻ അപ്പൊ അവിടന്ന് അവന്ന് പറ്റിയ ഒരു ഇൻസിഡന്റ്റ് ഇണ്ടാർന്നു. അവൻ്റെ എയർപോർട്ടിന്ന് ഇറങ്ങിയ ശേഷം ബാഗ് ചെക്ക് ചെയ്യാതെ എടുത്ത് ഹോട്ടൽ എത്തിയ ശേഷം പിന്നീടാണ് അവൻ മനസിലാകുന്നത് അത് വേറെ ആളുടെ ബാഗാണ് അവന് ലഭിച്ചത് അപ്പോ ല്ഗഗേജ് ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഇത്തരം ഇൻസിഡന്റ്റ്സ് ഒഴിവാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എയർപോർട്ട്സിൽ അതിനുള്ള, എന്തെങ്കിലും സോൾവ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്സ് ഒക്കെ പെട്ടന്ന് നടക്കോ? എയർപോർട്ടിൽ നമ്മുടെ സാധനങ്ങള് നമ്മള് എപ്പോഴും സൂക്ഷിക്കണം.കണ്ണ് തുറന്ന് ശ്രദ്ധിക്കണമെന്ന് തന്നെ പറയാം വേണമെങ്കില്.എല്ലാ ബാഗുകളും ഉണ്ടോ അതോ സ്വന്തം ബാഗ് തന്നെയാണോ എടുത്തത് ഒക്കെ നോക്കണം. ലോകത്ത് എവിടെയും ദൂരയാത്ര കഴിഞ്ഞുവരുന്ന ബസ്, ട്രെയിൻ സ്റ്റേഷനുകൾ, എയർപോർട്ട് എല്ലാം തട്ടിപ്പിക്കരുടെ കേദ്രമാണ്. നിങ്ങൾ ക്ഷീണിച്ചിരിക്കുകായണെന്ന് അവർ മനസ്സിലാക്കീട്ടുണ്ടാകും.അപ്പോൾ അനാവശ്യമായി സഹായിക്കാൻ ശ്രമിക്കുന്ന പോർട്ടറെയോ ഡ്രൈവറെയോ, ഏറെ ശ്രദ്ധിക്കേണ്ടത് മനുഷ്യമ്മാരെയെ തന്നെയാണ് കാരണം അവർ പല വിധത്തിലും വേഷത്തിലും വരാം അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെന്ന് വരാം.അപ്പോൾ എയർപോർട്ടിൽ ആണെങ്കിൽ പോലും നമ്മൾ സൂക്ഷിച്ചിരിക്കണം. ഒകെ ഒകെ. പിന്നെ ഞാന് ഈ അവിടെ അറൈവ് ചെയ്യുമ്പോ എന്നെ റിസീവ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങിനെ ആരും എന്തായാലും ഉണ്ടാവില്ല. അപ്പൊ ഒറ്റക്ക് തന്നെയാണ് ഞാൻ ഹോട്ടലിലേക്ക് പോവേണ്ടി വരിക. അപ്പൊ എയർപോർട്ട് ടാക്സി ആണോ പബ്ലിക് ട്രാൻസ്‌പോർട്ട് ഏതാണ് ഏത് രാജ്യത്ത് യാത്ര ചെയ്യുകയാണെങ്കിലും അവിടെ പരിചയമുള്ളൊരു ആള് ഉണ്ടെങ്കില് നമുക്ക് എയർപോർട്ടിൽ വന്ന് സ്വീകരിക്കാൻ പറയുന്നതായിരിക്കും ഏറ്റവും സുരക്ഷിതം.

ഇപ്പോ രണ്ടും സാധ്യമെല്ലെങ്കില് താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ടാക്സി അയക്കാൻ പറയണം.പിന്നെ പണം ചിലവായാലും അതൊക്കെ സുരക്ഷയുടെ കണക്കിൽ പെടുത്താം.കാരണം ജീവനോളം വെളുതല്ലല്ലോ മറ്റൊന്നും. പിന്നെ പോകേണ്ട ബസ് റൂട്ട് , ബസ് നമ്പർ അറിയാമെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുക. അങ്ങനെ പണവും ലാഭിക്കാൻ പറ്റും

ഈ പ്രീപെയ്ഡ് ടാക്സിയോ അല്ലെങ്കിൽ ഓൺലൈൻ ടാക്സിയോ ഒക്കെ തിരഞ്ഞെടുക്കാം. അങ്ങനെ നമുക്ക് പരിചയമോ വിശ്വാസമോ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ടാക്സിയിൽ കയറുന്നതിനു മുൻപ് ഡ്രൈവർ കാൺകെ ആ വണ്ടിയുടെ നമ്പറിന്റെ ഫോട്ടോ എടുത്ത ശേഷം ഡ്രൈവറുടെ പേരും ചോദിക്കണം. എന്നിട്ട് നമുക്ക് ആ കാറിൽ കേറി സഞ്ചരിക്കാണെങ്കിൽ അത്ര വലിയ കുഴപ്പം ഉണ്ടാകില്ല കുറച്ചൂടെ ഒരു സുരക്ഷിതമായിരിക്കും ഓക്കേ ഓക്കേ. പിന്നീട് നമ്മളിപ്പൊ ഓക്കേ ഹോട്ടൽ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് കയറുമ്പോ അതിന് മുന്നേ എന്തേലും ഒക്കെ പ്രീക്കോഷൻസ് ഒക്കെ എടുക്കണോ? എന്തെങ്കിലും അവിടെ പോസ്സിബിൾ, ഡൈഞ്ചേഴ്‌സ് അതായത് ഇൻസിഡൻസ് എന്തേലും ഉണ്ടാവാൻ സാധ്യതയുണ്ടൊ? ഹോട്ടൽ മുറിയിൽ ചെല്ലുമ്പോൾ അത് തുറന്നു കിടക്കാണെങ്കിൽ നമ്മളിപ്പോ റിസപ്ഷനിൽ തിരിച്ചു വന്നിട്ട് വേറെ ഒരു മുറി ആവശ്യപ്പെടുക ഇപ്പം മുറിയിലെത്തിയാലുടൻ നന്നായി നിരീക്ഷിച്ചു പുറമെ നിന്ന് ആർക്കെങ്കിലും ഉള്ളിൽ പ്രവേശിക്കാൻ എന്തെങ്കിലും പഴുതുകൾ ഉണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കണം അടുത്ത മുറിയിൽ നിന്നുള്ള വാതിൽ ബാൽക്കണി വെന്റിലേറ്റർ ജനൽ എന്നിവ കുളിക്കാൻ പോകുന്നതിന് മുൻപും വസ്ത്രം മാറുന്നതിനു മുൻപും ഒക്കെ കർട്ടൻ ഇടണം പിന്നെ അത്പോലെ ഫയർ, ഫയർ അലാറം, ക്ലോക്ക് ചുവരിലെ ചിത്രങ്ങൾ ഫ്ലവർവൈസ് ലാപ്‌ഷെഡ് പിന്നെ റേഡിയോ എന്നിവയിലൊക്കെ ഒളികേമറ ഉണ്ടോയെന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ പാസ്പോർട്ട് തുടങ്ങിയ പ്രധാന രേഖകള് കയ്യിലുള്ള പണവും മുറിയിലുള്ള ലോക്കറിൽ ഭദ്രമായി വെക്ക. .കയ്യില് ഒരു ദിവസത്തേക്കുള്ള പണം മാത്രം കരുതുന്നതായിരിക്കും നല്ലത്.വാതിലിന് സെക്യൂരിറ്റി ചെയിൻ ഉണ്ടോ അത് ബലമായി ഉറപ്പിച്ചിട്ടുണ്ടോ എന്നെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ വാതിൽ അകത്ത് നിന്ന് പൂട്ടുമ്പോൾ താക്കോൽ കീഹോളിൽ തന്നെ ഇടണം.സ്‌ക്യൂരിറ്റി ചെയിൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കണം.പുറത്ത് നിന്ന് ആര് വന്നാലും ചെയിൻ ഇട്ട് വാതിൽ കുറച്ച് തുറന്ന് നോക്കീട്ടെ തുറക്കാവൂ.അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഹോട്ടലിൽ കയറുന്നതിന് മുമ്പ്. ഓക്കേ ഓക്കേ ഇത്രേം കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിക്കാൻ ഉണ്ടായിരുന്നല്ലേ? അപ്പൊ ഈ അവിടേം നമ്മുടെ നാട്ടിലെ പോലെ തട്ടിപ്പായവർക്ക് ഒരു ക്ഷാമവും ഉണ്ടാവാൻ സാധ്യത ഇല്ലല്ലേ? കൊറേ തട്ടിപ്പ്കാരൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലേ? അതെ, ധരാളം തട്ടിപ്പ്ക്കാരുണ്ട് നമ്മുടെ നാട്ടിലുള്ളത് പോലെ തന്നെ ഏതൊരു രാജ്യത്തും തട്ടിപ്പിക്കാരുണ്ട്, നമുക്കറിയാം ആഫ്രിക്കയിലൊക്കെ ആണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കില് നമ്മള് കുറെയേറെ തട്ടിപ്പുകാരുടെ ഒരു ശല്യം ചിലപ്പോൾ അനുഭവിക്കണ്ട് വരും.

അതിപ്പോ പോക്കറ്റടി തൊട്ട് ഈ ഫൽടൗർ കേറി, ഫൽടവറിലേക്കുള്ള ക്യു ഒഴുവാക്കി ടിക്കറ്റ് എടുത്ത് തേരാമെന്ന് പറയുന്നത് വരെ എന്തും ആവാം. .ഇപ്പൊ ഫ്രാൻസിലെയും ഇറ്റലിയൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ ഈഫൽ ടവറും റോമൻ ഒക്കെ തട്ടിപ്പുകാരുടെ പറുദീസ യൊക്കെയാണ്. മുച്ചീട്ട് കളി സൈക്കിൾ ഋക്ഷ്വ ഫോട്ടോ എടുക്കല് ചെറിയ മൊമെന്റോകളുടെ കച്ചവടം

അപ്പോൾ ഇതിന് ഇടക്ക് എൻ്റെ ഫ്രണ്ടന് പറ്റിയൊരു സംഭവം ഉണ്ടായിരുന്നു.അപ്പൊ അവളിങ്ങനെ നടക്കുമ്പോ ഒരു കുട്ടി വന്നിട്ട് എനിക്കൊരു ഫോട്ടോ എടുത്തു തരുമോയെന്ന് ചോദിച്ചു.

അങ്ങനെ എന്താ പോലീസ് ഐഡിയോക്കെ കാണുമ്പോള് നമ്മള് വിശ്വസിച്ച് പോകല്ലോ.അങ്ങനെ അവര് ഐഡിയോക്കെ കാണിച്ച് ബാഗ് പരിശോധിക്കും. അങ്ങനെ തട്ടിപ്പ് പോലീസ്സ്ക്കാര് ബാഗ് പരിശോധിച്ച് തിരിച്ച് തരും.പിന്നെന്താ ബുദ്ധിമുട്ടിച്ചതിന് ശേഷം അവര് ക്ഷമയൊക്കെ പറഞ് അങ് പോകും. പക്ഷെ അതിനിടയില് നമ്മുടെ ശ്രദ്ധതിരിച്ച് ബാഗിലുള്ള പണം അടിച്ച്മാറ്റിയിരിക്കും ആരെങ്കിലും ബാഗ് പരിശോധിക്കണം ഇത് പോലെ ആവശ്യപെടുകയാണെങ്കിൽ

അപ്പൊ ഞാനെന്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ മതി.അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്.പല രൂപത്തിലും വേഷത്തിലും ആയിരിക്കും തട്ടിപ്പുകാരൊക്കെ വരുന്നത്. ഇങ്ങനെ പല അനുഭവങ്ങളും വേണെങ്കി ശർവിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ടാവല്ലോ ആ നമ്മുടെ നാട്ടില് ഈഹ് ഇണ്ടായ അനുഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത്തരം പുതിയ രീതികളിലെ തട്ടിപ്പ് ഒക്കെ ഇപ്പോഴാണ് അറിയുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഇപ്പൊ മനസിലാവുന്നുണ്ട്. നോക്കാം ശ്രദ്ധിക്കാം. പിന്നേ ഈ നമ്മള് പണം കൈകാര്യം ചെയ്യണ്ട അതുംകൂടെ ചോയ്ക്കണം എന്ന് എനിക്കുണ്ടായിരുന്ന്. ക്യാഷ് ആണോ, അത് എങ്ങിനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് അവിടെ എത്തിക്കഴിഞ്ഞാൽ? യാത്ര ചെയ്യുംബോഴ് പണം സുരക്ഷിതമായി കൊണ്ടുപോകുന്നത് തലവേദന തന്നെയാണ്, പിന്നെ താമസം ഭക്ഷണം ലോക്കൽയാത്ര ഷോപ്പിങ് ഇവയെല്ലാം എത്ര പണം വേണമെന്ന് കണക്ക് കൂട്ടി അതിലും പത്തോ ഇരുപതോ ശതമാനം അധികം കയ്യിലെടുക്കണം.ഇപ്പൊ ഡോളറായിട്ട് കരുതുന്നതാണ് നല്ലത്.ലോകത്ത് എവിടെയും ഡോളർ മാറിക്കിട്ടും. ഇന്റർനാഷണൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കില് പിന്നെ അതനുസരിച്ച് ക്യാഷ് കൈയിലെടുത്താൽ മതി.പക്ഷെ പോകുന്ന എല്ലായിടത്തും കാർഡ് സ്വീകരിച്ചോളണം എന്നില്ലല്ലോ. അതുകൊണ്ട് പണം മുഴുവനും ഒരിടത്ത് ഒരുമിച്ച് വെക്കാതെ ക്യാരിയോൺ ലെഗേജിന്റെ ഉള്ളിൽത്തന്നെ ഒന്നോ രണ്ടോ സ്ഥലത്തായിട്ട് വേണം സൂക്ഷിക്കേണ്ടത്. ഒരിക്കലും ചെക്കിങ് ലെഗേജിന്റെ അകത്ത് പണം വെക്കരുത്.ഒന്നിൽ കൂടുതൽ ആളുകളാണ് യാത്ര ചെയ്യുന്നതെങ്കില് പണം ഒരാൾ മാത്രം സൂക്ഷിക്കയും ചെയ്യരുത്. ഓക്കേ ഓക്കേ ഇങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം ശ്രദ്ധിക്കാം .

ആ പിന്നെ അതുപോലെതന്നെ അപചരിത സ്ഥലങ്ങളില് ഒറ്റക്ക് യാത്ര ചെയ്യരുത്.മുറിയില് സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണം.ഇവയാണ് കുറ്റകൃത്യങ്ങളിൽ തൊഴിലാക്കിയവരിൽ നിന്ന് രക്ഷപ്പെടാൻ ചെയ്യേണ്ട മാർഗം എന്ന് പറയുന്നത്.

ഏഹ് വേറെ ഇപ്പൊ ഒന്നുല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും കോണ്ടാക്ട് ചെയ്യാം. ഈഹ് അവിടെ ഞാൻ എന്തയാലും ഈഹ് സ്കൂബ ഡൈവിംഗ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ള പ്ലാൻ ഉണ്ട് അപ്പൊ അതിന് എന്താണ്,

സ്‌ക്യൂബാ ഡൈവിങ്‌ ഒക്കെ നമ്മള് ജീവിതത്തില് ഒരിക്കല് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ്.സ്‌ക്യൂബാ ഡൈവിംഗ് ചെയ്യുമ്പഴ് വിദക്ത്തമല്ലെങ്കില് അതെ പോലെ ഇല്ലാതെ ഒരിക്കലും കടലിലേക്ക് ഡൈവിങിനായിട്ട് ഇറങ്ങരുത്. പിന്നെ ഡൈവിങിന് ഉപയോഗിക്കുന്ന ജാക്കറ്റും മറ്റു സുരക്ഷാ സാമഗ്രികളും പ്രവർത്തന സജ്ജമാണെന്ന് ഉറപ്പുവരുത്തണം.പിന്നെ ഡൈവിങിന് മുൻമ്പായി പുകവലിക്കോ മദ്യപിക്കോ അങ്ങനത്തെയൊന്നും ചെയ്യരുത്. പിന്നെ കടലിന്കടലിന് അടിയിലുള്ള ഒരു ലോകം മറ്റൊന്ന് തന്നെയല്ലേ.അതിനെ കുറിച്ച് മനസിലാക്കിയതിന് ശേഷം ഡൈവിങിന് ഇറങ്ങുക.പിന്നെ കടലിന് അടിയിലുള്ള ഒന്നും തൊടാനും ശ്രമിക്കരുത്.അപ്പൊ എന്തായാലും ആഘോഷിച്ച് വരുക.നല്ല യാത്രയൊക്കെ ആവട്ടെ ഷെറിന്റെത്. ഒകെടി താങ്ക്യൂ വെരീമച്ച് കൊറേ നല്ല ടിപ്സ് കിട്ടീട്ടുണ്ട് ഈഹ് പിന്നെ എന്തെകിലും ഇതേപോലെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിന്നെ കോണ്ടാക്ട് ചെയ്യാം താങ്ക്യൂ ഓക്കേ. യാത്രക്ക് ശേഷം നമുക്കൊന്ന് കാണാമെന്നാൽ.എന്ന ശരി ഷെറിൻ, പിന്നൊരു ദിവസം നമുക്ക് കാണാം.

ഒകെ ഒകെ ഞാൻ എന്തയാലും നിനക്ക് എന്തായലും ഗിഫ്റ്റ് വാങ്ങിക്കാം